അത് മുഴുവനും ഇടിഞ്ഞു വരുന്ന രീതിയിൽ ഈ കാണുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. അത് വളരെ ഭയാനകമാണ്.

മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും സൂക്ഷിക്കുക തന്നെ ചെയ്യണമെന്ന് വിനയത്തിന്‍ടെ ഭാഷയിൽ വിനീതനായി ഞാൻ

അവിടെ building കൾ കെട്ടിപൊക്കുമ്പോൾ, അവിടെയൊഴുകിയിരുന്ന വെള്ളത്തിന്‍ടെ ഒഴുക്ക് എന്താണ് ഇനി ചെയ്യുക എന്നറിയാതെ നമ്മുടെ അടുത്തുള്ള വീടുകളിലേക്കും അതുപോലെതന്നെ road കളിലേക്കുമെല്ലാം കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതികൾ നമ്മൾ എല്ലാവരും കാണുന്നതാണ്.

വെള്ളത്തിൽ മുങ്ങുകയും അതുപോലെതന്നെ കേരളത്തിന്‍ടെ ഗതാഗതമാർഗ്ഗങ്ങൾ പലയിടത്തും മന്ദഗതിയിലാകുകയും

പിന്നീട് അതുപോലെതന്നെ ഒരുപാടു വെ~ വണ്ടികൾ വെള്ളത്തിനടിയിൽ പോവുകയും അതുപോലെതന്നെ ഇപ്പൊഴൊരുപാട് വണ്ടികൾ ഒരുപാട് വീടുകൾ വെള്ളത്തിലൂടെ ഒലിച്ചുപോകുന്നതുമായ കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടുതന്നെയാണ്. എന്നാലും ഇതുപോലെയുള്ള പ്രകൃതിവിരുദ്ധ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചു പറയാനുള്ളത്. എന്താ ഞാൻ എന്‍ടെ വാക്കുകൾ ഉപസം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 അല്ലെങ്കിൽ virus വലിയ പ്രത്യാഘാതം ഉണ്ടാക്കി. ലോകത്ത് എമ്പാടും ലോകത്ത് എമ്പാടും എന്ന് പറഞ്ഞാൽ മനുഷ്യ മനുഷ്യൻ മാത്രം അല്ലാ, മനുഷ്യരാണ് പ്രധാനം ആയി ബുദ്ധി മുട്ടിയത് എങ്കിലും എല്ലാ ജീവികളെയും ബാധിച്ച പോലെ വല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കി, അതു രോഗം എന്ന രൂപത്തിലല്ല മറ്റ് ജീവികളെ അതു ബാധിച്ചത്. എല്ലാവരെയും അതു ബാധിച്ചു, എന്തായാലും പ്രധാനമായും മനുഷ്യരെ ആണ് ബാധിച്ചത് covid nineteen വല്ലാതെ ബുദ്ധിമുട്ടിച്ചു പ്രയാസപ്പെടുത്തി covid nineteen എന്ന ആ virus വന്നത് മൂലം മൊത്തം നിശബ്ദമായി, മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി വലിയ ബുദ്ധിമുട്ടിലേക്കും പ്രതിസന്ധിയിലേക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും അത് വഴി വെച്ചു, എന്തായാലും നമ്മൾ അതിനെ അതിജീവിക്കാൻ ഉള്ള ശ്രമങ്ങൾ മുഴുവൻ നടത്തി നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ - അതിനെ അതിജീവിക്കുകയും ചെയ്തു. എന്തായാലും covid nineteen എന്ന അസുഖം ആദ്യമായി വന്ന സമയത്ത്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 ഇടപെടലുകൾ ഉണ്ടായെങ്കിലും അത് വളരെ നന്നായി തന്നെ ബാധിച്ചു.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 എന്തായാലും അതിൽ നിന്ന് എല്ലാം വലിയ മാറ്റത്തിൽ ആണ് ഇപ്പോൾ ലോകം സ്ഥിതി ഉള്ളത്. മാത്രം അല്ല, നമ്മൾ വളരെ ജാഗ്രത ജാഗ്രതയില് ആയത് കൊണ്ടും അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപെട്ടത് കൊണ്ടും നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്നും അത് ആ ഒരു സമയത്ത് covid വന്ന സമയത്ത് വലിയ പ്രതിസന്ധി ആണ് ലോകത്ത് എമ്പാടും ഉണ്ടായത്. അമേരിക്കയിൽ എല്ലാം ധാരാളം പേർ മരിച്ചു. അതു പോലെ മറ്റ് പല രാജ്യങ്ങളിലും, അതു വലിയ വലിയ നഷ്ടം ഉണ്ടാക്കി. അതുപോലെ നമ്മുടെ നാട്ടിലും ഉണ്ടാക്കി, ജോലിയിൽ ബുദ്ധിമുട്ട് വന്നു, ജോലി ഇല്ലാതെ ആയി പല ആളുകൾക്കും. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിലായി. മനുഷ്യൻ കുടുങ്ങിയതോടെ തന്നെ മറ്റ് പല ജീവികളും അതിന് ഇരയാക്കപ്പെട്ടു. മനുഷ്യന് പുറത്തിറങ്ങാൻ കഴിയാത്ത കൊണ്ട് പല ജീവികൾക്കും ഭക്ഷണം കിട്ടാതെ ആയി, തെരുവിലേ മറ്റു പല ജീവികളും അങ്ങനെ അവരും ബുദ്ധിമുട്ടി എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ കാരണം അതാണ്.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 അതിനെ അതിജീവിക്കാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും ആദ്യം വന്നെങ്കിലും ആദ്യം ഒന്നും അതിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ലോകം നീങ്ങി. അതിനുള്ള vaccine കളും മറ്റും ഒരു വർഷത്തോളം കണ്ടു പിടിക്കാൻ കഴിഞ്ഞില്ല. അത് ഒരുപാട് പേരുടെ ജീവൻ പൊലിക്കാൻ ഒരു കാരണമായി.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 ഇടപെടലുകളും മനുഷ്യത്വ പരമായ പല കാര്യങ്ങളും കാണാൻ കഴിഞ്ഞ ഒരു സന്ദർഭം കൂടി ആയിരുന്നു അത്. എന്തായാലും വളരെ പ്രയാസത്തിൽ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 വളരെ ബുദ്ധിമുട്ടുക തന്നെ അതിനെ അത് ബാധിച്ചു എന്തായാലും അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ മുഴുവൻ ലോകത്ത് എമ്പാടും, അതിന്റെ തുടക്കം കോറോണയുടെ തുടക്കം ചൈനയിൽ നിന്ന് ആയിരുന്നു, പിന്നീട് അത് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ഏഷ്യ എല്ലാ രാജ്യത്തും അതു വല്ലാതെ ബാധിച്ചു. പല ആളുകളുടെയും തൊഴില് ഇല്ലാതെ ആക്കി, പല ബുദ്ധിമുട്ട് പ്രയാസങ്ങളിലേക്കും അത് വഴി വെച്ചു. പലരുടെയും സാമ്പ സമ്പത്ത് ഇല്ലാതായി. പലരുടെയും ആരോഗ്യം ഇല്ലാതായി covid വന്ന് എത്രയോ ആളുകൾ മരിച്ചു. പ്രധാനമായും അത് ബുദ്ധിമുട്ട് ആക്കിയത് പ്രായമായവരിലും കുട്ടികളിലും ആണ്. അതിന്റെ ഭാഗമായി ഒരുപാട് പേരുടെ ജോലി പോയി, ജോലി ഇല്ലാതെ വീട്ടില് ഇരിക്കേണ്ടി വന്നു ഭക്ഷണത്തിന് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടു. വളരെ സങ്കടകരമായ ജീവിതത്തിലായിരുന്നു ഒരുപാട് പേർ എന്തായാലും അതിനെ അതിജീവിക്കാൻ ഉള്ള ശ്രമങ്ങൾ വളരെ വിപുലമായി തന്നെ നടന്നത് കൊണ്ട് അതിനെ അതിജീവിച്ചു. പല രാജ്യങ്ങളിലും പല അതിന്റെ വകഭേദങ്ങളും വന്നു അങ്ങനെ അത് വളരെ ഓരോ ദിവസവും വന്ന സമയത്ത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വകഭേദങ്ങളും ഏറെ ശക്തി ആർജിച്ച രീതിയിലായിരുന്നു വന്നിരുന്നത്, അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ എല്ലാവരും -

ശ്രദ്ധിച്ചത് കൊണ്ടും കുറെ എല്ലാം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാം അത് വരുന്ന സമയത്ത് അതിനെ ജനങ്ങൾ എല്ലാം വളരെ ശ്രദ്ധയോടെയും അതിനെ സൂക്ഷിച്ചത് കൊണ്ട്, വലിയ പ്രയാസങ്ങളിലേക്ക് നീങ്ങിയില്ല. എങ്കിലും ഒരുപാട് പേർ മരണപ്പെടുകയും, ബുദ്ധിമുട്ടുകളിലേക്ക് എത്താനും, അത് ഒരു വഴിയായി. പലരും പല പ്രയാസങ്ങളും അനുഭവിച്ചു. ജോലി ഇല്ലാതെ പ്രയാസപ്പെട്ടു പലരും ശാരീരികമായി വളരെ അസ്വസ്ഥയിലായി. പിന്നീട് അതിന് vaccine വന്നതിനു ശേഷം ഒരുപാട് പേര് അതിന് മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും അതിന്റെ മുഴുവൻ പാർശ്വഫലങ്ങളും ഇപ്പോഴും പോയിട്ടില്ല എന്ന് തോന്നൂ. തോന്നും വിധം പല രോഗങ്ങളും അതിന്റെ ഭാഗമായി പലരിലും കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ഥിര രോഗികളിലും പ്രായം കൂടിയ വ്യക്തികളിലും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 മനുഷ്യന്റെ, മനുഷ്യന്റെ ഓരോ പ്രവർത്തനങ്ങളുടെ മൂലം ആയിട്ട് ആയിരിക്കാം അതിലുള്ള ശ്രദ്ധ കൊണ്ട് ആയിരിക്കാം പലരും അതിൽ മരിക്കാനും ഇടയായി നമ്മൾ വളരെ ശ്രമിച്ചെങ്കിലും ജീവൻ പോയ് പല ആളുകളുടെയും, എന്തായാലും ഇനിയും അതുപോലുള്ള അത്തരത്തിലുള്ള പ്രയാസങ്ങള് വരുമ്പോൾ മുൻകരുതൽ എടുക്കണമെന്നുള്ള ഒരു പാഠവും അതിൽ നിന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ, വലിയ സൂക്ഷ്മതയിലേക്ക് നമ്മുടെ ആരോഗ്യ മന്ത്രാലയവും മറ്റും, സമകാലികമായി തന്നെ ഇടപ്പെട്ട് കൊണ്ട് പല ഇടപെടലുകളും നടത്തി വലിയ രീതിയിൽ, മാറ്റങ്ങള് ഉണ്ടാക്കാൻ സാധിച്ചു. പല ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അതിന്റെ ഭാഗമായി ഇന്നും നമുക്ക് ഇടയിൽ നിലനിലപ്പുണ്ടെങ്കിലും, ജോലി നഷ്ടപ്പെട്ടു മറ്റും ആയെങ്കിലും,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

so ആദ്യം തന്നെ നിങ്ങളോട് പറയാണ് പെട്ടെന്നെന്നെ പോയിട്ട് ഒന്ന് share എയ്ത് ഒരു status ഒക്കെ ഇട്ടിട്ട് ഒന്ന് വന്നു കഴിഞ്ഞാല് ഞാൻ വളരെ happy ആവും. പിന്നെ നിങ്ങൾ എനിക്ക് തോന്നുന്നു geography ടെ ആ ആദ്യത്തെ class ആണ് ഈയൊരു TVlevel ലേക്ക് മാറിയത് അല്ലെങ്കിൽ ഇങ്ങനെ screen വച്ചിട്ട്

എന്താണ് ഇപ്പോ ചെയ്യാൻ പോകുന്നത് geography യില് നമ്മള് revision ക്കെ ഏകദേശം ആയതാണല്ലോ ഇനി എന്താ നമ്മുക്ക് ബാക്കിയുള്ളത് so എങ്ങനെ ഇനി എന്താ മുന്നോട്ടുള്ള വഴി എന്താ കൊറേ confusion ഇണ്ട് എന്നാണെങ്കിലോ തമ്മില് കാണുന്ന അശ്വിൻ sir ഉം വരും ഫാസിൽ sir ഉം വരും. ആരൊക്കെ വരുംന്ന്‌ ഉള്ളത്

so നമ്മുക്ക് തൊടങ്ങാം എന്താണ് ഇന്ന് കാര്യം ഞാൻ വിശതമായിട്ട് പറഞ്ഞെരാം. ഇന്ന് ഞാൻ select എയ്തത് കൊണ്ടുവന്നെ ഏകദേശം എട്ട് questions ഏർ geography ല് പ്രധാനപ്പെട്ട essay ചോദ്യങ്ങളാണ് അപ്പൊ ഇന്ന് നമ്മൾ discuss എയ്യാൻ പോന്നത്

so എട്ട് questions നമ്മുക്ക് geography ഇൽനിന്നുള്ള പ്രധാനപ്പെട്ട essay questions. previous year ഇൽ ചോദിച്ചതാണ് repeat എയ്ത് വരുന്ന questions ആണ്. ഇത് തന്നെയാണ് ചോദ്യങ്ങളായിട്ട് നമ്മുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇത് തന്നെയാണ് ഇത്തവണത്തെ exam ന് വരുന്നത്. so ഇന്നത്തെ session ലൂടെ നമ്മുക്ക് കിട്ടാൻ പോന്നത് പത്ത് mark ആണ്. ഒരു മണിക്കൂർന് അടുത്തെ നമ്മളെ lesson ഉണ്ടാവുള്ളു. okay സന്തോഷുണ്ട് comment box കെടന്ന് ചീറിപ്പായാണ് ചീറി കുച്ച് കുച്ച് കുച്ച് കുച്ച് തീവണ്ടി പോലെ പാഞ്ഞുകളിക്കാണ് മക്കളെ so സന്തോഷം so ഞാൻ മുന്നോട്ട് മുന്നോട്ട് പോവാണ് ഇവിടെ ഇതിന്റെ remote ഇണ്ടല്ലോ എവിടെയോ ആ ഇവിടെ ഇണ്ട് okay ഞാൻ തൊടങ്ങട്ടെ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ നിങ്ങള് ready ആണോ ready ആണേൽ comment box ൽ sir we are ready എന്നും പറഞ്ഞൊന്ന് comment box ഒന്ന് fire ഇട്ടൊന്ന് കത്തിച്ചൊന്ന് പൊളിച്ചെടിക്ക്. ഒരു ഭൂകമ്പ ഇവിടെ കാണിക്കണം. okay എന്നാലെ എനിക്ക് മുന്നോട്ട് പോവാനൊരു energy കിട്ടത്തുള്ളൂ ഞാന് ഒന്ന് തൊടങ്ങട്ടെ മക്കളെ നിങ്ങളുടെ സമ്മദം ഉണ്ടെങ്കിൽ ഞാൻ തൊടങ്ങും ഞാൻ തൊടങ്ങും തൊടങ്ങും തൊടങ്ങും. മറ്റേ ഇന്നസെന്റ് മറ്റേ cinema ൽ പറഞ്ഞ മാതിരി ഇപ്പ അല്ല ഇന്നസെന്റ അല്ല നെടുമുടി വേണു ചേട്ടനാ പറയുന്നത് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും ഇതാ പൊട്ടിക്കാൻ പോകുന്ന് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്‌ നിക്കാതെ sir ഏ ന്റെ പൊന്നു sir ഏ ഒന്ന് പൊട്ടിച്ചെക്ക്. so എത്ര പേരായി കാണാൻ yeah. eight thirty nine ആയി. ഏകദേശം eight hundred and thirty nine students are here ഇത് പോര എനിക്ക് വേണ്ട ഒരു one K ആയാലേ എനിക്ക് തൊടങ്ങാനൊരു interest ഇണ്ടാവുള്ളു. so ഞാൻ കൊറച്ചു സമയം കൂടെ എരക്കാൻ പോവാണ് ഇവിടെ ആരും like അടിച്ചിട്ട് കാണുന്നില്ല ആളുകൾ ഇവിടെ വന്ന് class കാണുന്നിണ്ട്‌ പക്ഷെ ഒരു like പോള് എനിക്ക് കിട്ടുന്നില്ല. ഒരു like ഇല്ല ഒരു സ്നേഹം heart ഒരുപാട് വരുന്നിണ്ട്‌ ഹൃദയങ്ങൾ ഒരുപാട് തരുന്നിണ്ട്‌ എന്റെ ഹൃദയാണെങ്കിൽ ഞാൻ പണയം വച്ചിരിക്കാണ്. കൊടുക്കാനായിട്ട് പറ്റു ഇല്ല. ഒരു കാര്യം ഇങ്ങള് ചെയ്യ് ആ we are ready we are ready we are ready we are ready

ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങള് വിശതീകരിക്കാനാണ് ചോദ്യം. അപ്പം നമ്മക്ക് just ഒന്ന് try എയ്ത നോക്കാം. ഇതെങ്ങനെ നമ്മുക്ക് വിശതീകരിക്കാമെന്ന് കൂടെ just ഒന്ന് നോക്കാം. okay yes അപ്പൊ നിങ്ങക്ക് അറിയാം എന്താണ് condensation എന്താണ് ഘനീകരണം അത് തൊടങ്ങ്യ ഇവിടെ എല്ലാ answers ഉ ഒക്കെ എല്ലാം ഇവിടെ കൊടുത്തിട്ടിണ്ടു ട്ടോ. അയിന് മുൻപ് ഞാൻ പറയാണ് നിങ്ങൾക്ക് ഈ ഈയൊരു question ന് answer ചെയ്യണെങ്കിൽ എന്റെ മക്കള് ആദ്യം പഠിക്കണ്ടേ ഒരു കാരിയുണ്ട്. എന്താണ് evaporation എന്ന് പഠിക്കണം. എന്ന് വെച്ചാൽ ബാഷ്‌പീകരണം എന്താണ് ബാഷ്‌പീകരണം. എന്റെ മക്കക്ക് അറിയാലോ എന്താണീ സാധനം ന്നു ഇള്ളത്. എന്തുവാടാ ഇത്? നമ്മളെ വെള്ളം നമ്മുടെ വെള്ളം വെള്ളം സർവത്ര എന്ന് പണ്ട് പാടിയ വെള്ളം water ഈ water എന്തായിട്ട് മാറുന്നു? water vaour ആയിട്ട് മാറുന്നു water vapour ആയിട്ട്. ജലഭാഷ്‌മം ആയിട്ട് മാറുന്നു ജലഭാഷ്‌മമായിട്ട് മാറുന്നു ആ ഒരു process ന് നമ്മള് പറയുന്ന പേരാണ് evaporation

condensation ആണ്. തിരിച്ച് opposite. water vapour vapour into vapour എങ്ങട്ടായി മാറുന്നു. water droplet ആയിട്ട് മാറുന്നു വെള്ളത്തുള്ളിയായിട്ട് മാറുന്നു അതിനെ പറയുന്ന പേരാണ് ഘനീകരണം എന്താ മക്കളെ പേര് പറയാ ഘനീകരണം എന്നാണ് ട്ടോ പേര് പറയാ. so നമ്മുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നമ്മുക്ക് discuss എയ്ത നോക്കാം yes ആദ്യം തന്നെ ഇവിടെ പറയുന്നു one k ആയി. സന്തോഷം one k ആയി one k ആയി. നിങ്ങട് ചോദിച്ചാൽ നിങ്ങള് തരും എനിക്ക് അറിഞ്ഞൂടെ ഈ സന്തോഷത്തിൽ ഞാൻ ഒരു പാട്ടു പാടാം എന്റെ പൊന്നു sir ഏ പാട്ടൊന്നും പാടല്ലേ ഞങ്ങൾ എറങ്ങി പോകും okay അതോണ്ട് ഞാൻ പാടുന്നില്ല. പാട്ടൊക്കെ കൊറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ പാട്ടുകാര് കൂടെ വരാനുണ്ട് ഗാനമേള കച്ചേരിക്കാരെല്ലാം അക്ഷയ് sir and team വരാനുണ്ട്. അപ്പൊ sir വന്നാൽ ഭാഗ്യം നമ്മൾ ഉത്സവ committee ക്കാർ announce എയില്ലേ ഇയ്യാള് ഏർ ഞാൻ എന്താ പറയ് ആ ഞാൻ ഒന്നും പറയുന്നില്ല. ഗാനഭൂഷണം അക്ഷയ് sir നയിക്കുന്ന ഗാനമേള ഏതാനും സമയത്തിനകം ആരംഭിക്കുന്നതാണ്. വൈകുന്നേരം ആറെ മുപ്പതിന് announcement കൊടുക്കും രാത്രി പത്തേ മുപ്പതിന് ഏതാനും സമയം കൊണ്ട് ആരംഭിക്കുന്നതാണ്. ഏതാനും സമയം കൊണ്ട് ആരംഭിക്കുന്നു. പത്തേ പതിനഞ്ച് ഗാനമേള ഗാനമേളന്റെ ആൾക്കാര് വന്നിട്ടില്ല. വണ്ടി accident ആയി അല്ല അയ്യോ അങ്ങനെ ഒന്നും പറയാൻ പാടില്ലാട്ടോ okay അവര് വന്നില്ല അവരു പറ്റിച്ചു അല്ലെങ്കില് എന്തെങ്കിലും നൊണ പറയാ എന്തെങ്കിലും നൊണ പറഞ് മുങ്ങും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക അക്ഷയ് sir വരുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരാനുള്ളൊരു സൂത്രപ്പണി ഞാൻ ഒപ്പിച്ചു വച്ചിട്ടുണ്ട്. അക്ഷയ് sir എങ്ങനെങ്കിലും ഇവിടെ വരും ന്ന്‌ പറഞ്ഞിട്ടിണ്ട്‌. എന്താന്ന് അറിയോ ഞാൻ മൂപ്പർക്കൊരു ഷവർമ വാങ്ങികചോടുക്കാറുണ്ട് വന്നിട്ടുണ്ടെങ്കില്. അപ്പം food ന്റെ കാര്യായതോണ്ട് എന്തായാലും വരും എന്നിക്ക് നല്ല പ്രതീക്ഷ ഇണ്ട് കാരണം ഇന്ന് രാവിലെ ഒരു live കഴിഞ്‍ പോയതാണ് ഭയങ്കരം tired ആണ്. ഞാനും tired ആയിരുന്നു. ഞാൻ കൊറച്ച് ഒറങ്ങിയിട്ടിണ്ട് sir ഉറങ്ങിയിട്ടില്ല അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇണ്ട് ട്ടോ okay food ന്റെ കാര്യം ആ തോന്നുന്ന് ആയിരത്തി തൊണ്ണൂറ്റി മൂന്നായോ yayaya. one point one ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഇതൊന്ന് explain ചെയ്യായിരുന്നു forms of condensation യെപ്പോഴാണ് ഘനീകരണം തൊടങ്ങുന്നത? ഘനീകരണം എപ്പോഴാ തുടങ്ങുന്നത് നമ്മുക്ക് just ഒന്ന് നോക്കാം listen അവടുത്തെ വാക്ക് saturation ആണ്. saturation എന്ന് വെച്ചാൽ പൂരിതാവസ്ഥ. എടാ പൂരി ഇണ്ടാക്കുന്ന അവസ്ഥയാണോ പൂരിതാവസ്ഥ അല്ല നമ്മക്ക് അറിയാം atmosphere ല് അന്തരീക്ഷത്തില് വെള്ളത്തിന്റെ അളവ് saturated ആവ hundred percentage full ആവുക. അതായത് atmosphere ല് വെള്ളം നിറഞ്ഞാ എങ്ങനത്തെ form ആട? ജലബാഷ്പം water vapour ഈ water vapour ന്റെ അളവ് പൂരിതമായി കഴിഞ്ഞാൽ saturated ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് തൊടങ്ങും?

ഇപ്പൊ കാണിച്ചെരാം മക്കളെ ശ്രദ്ധിക്കണം ട്ടോ ശ്രദ്ധിക്കണം ഇങ്ങോട്ട് ശ്രദ്ധിക്ക ഇങ്ങോട്ട് ശ്രദ്ധിക്ക condensation തുടങ്ങുന്നത് saturation point ഇലാണ് അതെങ്ങനെ തുടങ്ങാന്ന് അറിയോ ശ്രദ്ധിക്കൂ ഒന്നുങ്കിൽ further addition of water vapour പൂരിതാവസ്ഥയില് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും വെള്ളം അതിനുള്ളിലേക്ക് കേറി ചെന്നാൽ അല്ലെങ്കിൽ fall in temperture. temperature കൊറഞ്ഞാൽ. താപനില കുറഞ്ഞാൽ

pressure കൊടുത്താലും condensation നടക്കാറുണ്ട് അതിവിടെ പറയുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. temperature അതിവിടെ പറയുന്നില്ല sorry for that നിങ്ങക്ക് കൊറച്ച് high level ലേക്ക് പോകുമ്പളാണ് കാണാൻ പറ്റത്തുള്ളൂ one point two k ആയി. എനിക്ക് തോന്നുന്നത് ഇത് one point five k അടിക്കണം one point five k അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സാദിഖ് ഇണ്ട് സാദിഖിനെ കൊണ്ട് ഒരു പാട്ട് ഞാൻ പാടിപ്പിച്ചു okay yes മക്കളെ ആ മക്കളെ ശ്രദ്ധിക്കണേ. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്ക്യം ഒന്നുങ്കിൽ താപനില കുറയുകയോ അല്ലെങ്കിൽ കൂടുതൽ നീരാവി ഈ നീരാവി നിങ്ങള് കണ്ടിട്ടുണ്ടോ നീരാവി കണ്ടിട്ടുണ്ടോ നീരാവി നീരാവി എന്താന്ന് കണ്ടിട്ടുണ്ടോ നീരവീന്ന് വെച്ചാൽ ഈ cooker whistle അടിക്കുമ്പം പുറത്ത് പോണ സാനുല്ലേ ഷൂ ന്ന്‌ പറ പൊന്നെ അത് നീരാവി ആണ്. അതിനുള്ളിലുള്ള വെള്ളം evaporate എയ്ത പോവാണ് ഈ പറഞ്ഞ water vapour ഈ water vapour കാണാൻ വേറെ ഇണ്ട് ഈ പുട്ടിന്റെ ആവി പോവാന്ന് അറിയില്ലേ പുട്ടിൻ ആവി വന്നില്ല ആ പുട്ടിന്റെ ആവി എന്താണ്? ഈ നീരാവി ട്ടോ. so കൂടുതൽ നീരാവി അന്തരീക്ഷത്തിലേക്ക് എത്തുകയും അല്ലെങ്കിൽ ഇത് ഏർ അന്തരീക്ഷത്തിന് താപനില temperature കൊറയുകയോ ചെയ്ത കഴിഞ്ഞാൽ എന്ത് ഇണ്ടാവും ന്ന്‌ പറിയുന്നത് condensation നടക്കുമെന്ന് പറയുന്നുണ്ട് okay ഇതിന്ന് ആൾക്കാർ കൊറയാണ് one point one k യോ

one ninety five ഓ എടാ അഞ്ചാളു കൂടെട്ര കൂടെടാ കൂടെടാ ഇതെന്താ നിങ്ങള് ഭയങ്കര മടിയന്മാരായിക്ക് ന്ന്‌ പഴയമാതിരി ഒന്ന്വല്ല തീരെ സ്നേഹില്ല okay ഞാൻ മുന്നോട്ട് മുന്നോട്ട് പോവാണ്‌ condensation എങ്ങനെ നടക്കാന്ന് പറഞ്ഞിട്ടിണ്ട് ഇനി പറയാൻ പോന്നത് various forms of condensation ഇത് നല്ല രസാണ് ട്ടോ. dew. dew എന്താണ് frost എന്താണ് mist എന്താണ fog എന്താണ് ഒക്കെ നമ്മുക്ക് പറയാം മക്കളെ ഞാൻ ഓരോന്നോരോന്നായിട്ട് just just just just ചെറുതായിട്ട് പറയാൻ പോവാണ് ഒന്നാമത് dew ആണ് dew എന്ന് വച്ചാൽ തുഷാരബിന്ദു തുഷാരമാണ് ട്ടാ മക്കളെ തുഷാരം യെന്ത frost എന്ന് വച്ചാൽ ഹിമമാണ്. ഹിമമത്സര ഹിമം ഹിമം ഹിമം ന്ന്‌ വെച്ച മഞ്ഞാണെന്നല്ലേ cloud മേഘം മെഹങ്ങളാണ് മേഘം മേഘം മേഘം നമ്മുക്ക് പറയാനുണ്ട്. അടുത്തത് mist അല്ലെങ്കിൽ fog ഞാൻ രണ്ടാൾക്കും കൂടെ മൂടൽ മഞ്‍ എന്ന് പറയുന്നു എന്ത് പറയുന്നു മൂടൽ മഞ് എന്നാണ് പറയുന്നത് മൂടൽ മഞ് okay. so ഞാൻ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട് പോവുന്നു ആദ്യം തന്നെ തുഷാരത്തെ കുറിച്ചാ പറയുന്നത് യെന്താ രസം ഇത് പോലുള്ള കാഴ്ച നിങ്ങള് കണ്ടിട്ടുണ്ടോ വെള്ളത്തുള്ളികളില് വെള്ളത് എന്താ പറയുന്നേ ഏ ആ ആ

എടാ social science ല് full mark വാങ്ങിച്ചന്നിട്ടില്ലായിരുന്നു. അതുപോലെ maths exam ന് sir ഉം ADsir ഉം കൂടെ വന്ന് full mark വാങ്ങിച്ചന്നില്ലേ അതൊക്കെ xylom കാരണം തന്നെയാണ് xylom ആണ് വാരിക്കോരി അഖിൽ ലാൽ xylom ആണ് അഖിലസാഗരമെന്ന് വേണെങ്കി പറയാ. എല്ലാം പൊളിച്ചടുക്കി തരും okay നിങ്ങള് പേടിക്കേണ്ട ട്ടോ. നിങ്ങള് വിചാരിച്ച mark നിങ്ങൾക്ക് final exam ന് തന്നിരിക്കും. അതിന് xylom കൂടെ ഇണ്ട് നെഞ്ച് പറിച്ചേരാൻ കൂട്ട്കാരിണ്ട്‌ അതാരാ? ഞാന് ഞാൻ ആരാ പ്രജിൻ sir പിന്നാരാ അക്ഷയ് sir ഇണ്ട് മനു sir ഇണ്ട് ഷാഹിദ് sir ഇണ്ട് ജൂതി miss ഇണ്ട് ശ്രീലക്ഷ്മി miss ഇണ്ട് ADsir ഇണ്ട് JDsir ഇണ്ട് നാസർ sir ഇണ്ട് അൻവറാ miss ഇണ്ട് ഇങ്ങനെ ഒരുപാട് അഞ്ജന miss എല്ലാവരും കൂടെ ചേരുമ്പം വലിയൊരു team ഞ്ഞിങ്ങടെ പെറകിലിണ്ട്‌ പിന്നെ എന്തിനാടാ നിങ്ങള് പേടിക്കുന്നെ one point two k ഇണ്ട് ഇത് correct ഇപ്പൊ എത്ര പേരിണ്ട്‌? one point ആ one point two ആണ്. എടോ likes വെറും മുന്നൂറ്റിഎഴുപത്തിനാല് like ഓ തൊള്ളായിരത്തി എമ്പത്തിരണ്ട്‌ okay തൊള്ളായിരത്തി ലാ likes ഉള്ളേ എടാ ഇത് പെട്ടെന്നൊന്ന് share എയ്ത നിങ്ങൾ ആളെ കൂട്ടിവാ ഞാൻ dew പറയാൻ പോവാണ് dew എങ്ങനെ ഇണ്ടാവും എന്ന് പറയുന്നു നിങ്ങൾ ഞാൻ എന്ത് രാത്രി കാലങ്ങളിൽ നമുക്കറിയാം രാത്രിയില് atmosphere just ഒന്ന് ഞാൻ mark എയ്‌തരാം രാത്രിയിൽ atmosphere ന്ന്‌ പറയുമ്പം yes ഞാൻ ഇവിടെ കാണിക്കാൻ പോവാണ് yes. night atmosphere ഈ രാത്രിയിലെ atmosphere ല് ഒരുപാട് ഒരുപാടൊരുപാടൊരുപാട് water droplet ഇണ്ടാവും എന്ന് വച്ചാൽ water vapour ഇവിടെ ഇണ്ടാവും. ജലബാഷ്പം ഉണ്ടാവും okay ജലത്തെയാവുമ്പം നമുക്കറിയാം എന്റെ sir ഏ നല്ല തണുപ്പാണ്. ആ തണുക്കുമ്പോൾ

cling ഒട്ടിപ്പിടിക്കുന്നാ പറയാ. ഇതാ cling cling എന്ന് വച്ചാൽ ഒട്ടിപ്പിടിക്കാ ഘനീഭവിച്ചിട്ട് വെള്ളത്തുള്ളികളായിട്ട് ഭൂമിയ്‌ടെ ഉപരിതലത്തില് പറ്റിപിടിക്കും പറ്റിപിടിക്ക ഒട്ടിപ്പിടിക്കാ അതിന് പറയുന്ന പേരാണ് clinging അതായത് രാത്രിയാവുമ്പോൾ earth ന്റെ atmospherecool ആവും cool ആയിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട water vapour എല്ലാം കൂടെ condensation നടക്കും ഘനീകരണം നടക്കും അങ്ങനെ ഘനീകരണം നടന്ന്‌ പതുങ്ങി പതുങ്ങി പമ്മി പമ്മി വന്ന് തണുത്ത ഏതെങ്കിലും ഒരു surface ഇൽ വന്നിട്ട് എന്തെയ്യും ഒട്ടിപ്പിടിച്ചു നിൽക്കും. അത്തിന് നമ്മള് പറയുന്ന പേരാണ് എന്ത് dew അല്ലെങ്കിൽ തുഷാരം. എന്താ മക്കളെ പേര് പറയാ dew അല്ലെങ്കിൽ തുഷാരം one point three ആയി. love you all മുത്ത് മണീസ് ആണ് ഒക്കെ. yes അപ്പൊ dew എന്താണ് തുഷാരം എന്താണ് കിട്ടി. അപ്പൊ ഒരു പ്രശ്നുണ്ട് sir ഏ ഈ രാത്രി കാലങ്ങളിൽ earth നെ earth ന്റെ atmospherecool ആവുന്നു നമ്മള് പഠിച്ചു തണുക്കും നമ്മൾ പറഞ്ഞു ഈ തണുപ്പ് എങ്ങാനും കൂടി കൂടി കൂടി കൂടീ zero degree ല് താഴ ആയികയിഞ്ഞാലൊ ഈ പൂജ്യം degree ല് പൂജ്യം degree ല് താഴെയായി കഴിഞ്ഞാൽ zero degree celsius ല് zero ന്റെ zero degree celsius ല് താഴെയായി കഴിഞ്ഞാൽ പ്രശ്ന എന്താന്ന് അറിയോ ice ആയിപ്പോകു അത്. so ice ആയി പോയി നമ്മുക്ക് അറിയാം ഇങ്ങനെ ice ആയി പോവുന്ന condition ഇണ്ടാവാറിണ്ട്‌ അതിന് നമ്മള് പറയുന്ന പേരാണ് frost അല്ലെങ്കിൽ ഹിമമെന്ന് പറയും എന്താ പേര് പറയും? frost അല്ലെങ്കിൽ ഹിമമെന്ന് ആണുട്ടാ മക്കളെ പറയാ. frost അല്ലെങ്കിൽ ഹിമം എന്നാണ് പറയാ. നോക്ക് മക്കളെ, ചെല സ്ഥലങ്ങളിൽ ചെല സ്ഥലങ്ങളിൽ earth ന്റെ surface എന്തിണ്ടാവാറിണ്ട്‌? temperature below zero degree celsius ആവാറിണ്ട് പൂജ്യം degree ലും താഴെ വരാറിണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രൂപം കൊല്ലുന്നതാണ് മക്കളെ യെന്ത് എന്ന് ഇള്ളത്? ഈ ഹിമം അഥവാ frost എന്നുള്ളത്. frost എന്റെ മക്കളൊന്ന് ശ്രദ്ധിക്കണം ട്ടോ. yes അവിടെ dew ന് പകരം എന്താ ഇണ്ടാവുക ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ice ന്റെ stals ഇണ്ടാകും അതിന് നമ്മള് പറയുന്ന പേരാണ് frost അല്ലെങ്കിൽ dew okay അല് sorry അല്ലെങ്കിൽ ഹിമമെന്നാണ് പറയാ. നോക്കൂ രാത്രി കാലങ്ങളിൽ താപനില പൂജ്യം degree ലും കൊറഞ്ഞാൽ തുഷാരത്തിന് പകരം അവിടെ എന്താ ഇണ്ടാവാ? ഇങ്ങോട്ട് പൊട് ചെങ്ങായി yes തുഷാരത്തിന് പകരം എന്ത് ഇണ്ടാവുംന്നാ മക്കളെ പറഞ്ഞത്? yeah എന്ത് പകരം? yayaya തുഷാരത്തിന് പകരം ഹിമഗണങ്ങൾ രൂപം കൊള്ളുന്നു

അപ്പൊ sir എ fog ഉം mist ഉം തമ്മിലുള്ള ബന്ധം എന്താ? ഞാൻ രണ്ടു ഉണ്ടാകണ രീതിയിൽ രീതി എങ്ങനെയെന്ന് പറഞ്ഞേരാം. നമ്മള് നേരത്തെ പറഞ്ഞ വെള്ളത്തുള്ളികൾ ഇണ്ടല്ലോ ഒരുപാട് വെള്ളത്തുള്ളികൾ ഇണ്ടാവും നമ്മള് നേരത്തെ പറഞ്ഞു ഒരുപാട് വെള്ളത്തുള്ളികൾ ഇണ്ടാവും എന്നുള്ള കാര്യം ഒരു വെള്ളത്തുള്ളി രണ്ട്‌ വെള്ളത്തുള്ളി മൂന്ന് വെള്ളത്തുള്ളി വെള്ളത്തുള്ളികൾ ഒരുപാട് ഇണ്ടാവും പക്ഷെ വെള്ളത്തുള്ളികൾ എവിടെപോയിട്ട് ഒട്ടിപ്പിടിക്കാ? അതാ രസകരം. വെള്ളത്തുള്ളിക്ക് ഒട്ടിപ്പിടിക്കാനൊരു സ്ഥലം വേണം. അതേതാന്ന് ചോദിച്ചാൽ ഒരു ഒരു dust particle പച്ച colour ല് ഇത് dust ആണ് ട്ടോ dust ന്ന്‌ വെച്ച എന്താ? ഒരു പൊടിപടലം ഒരു പൊടിപടലം ഇവിടെ ഇണ്ട് നിങ്ങക്കിത് കാണുന്നിണ്ടോ ടാ കാണുന്നിണ്ടാ മെറിക്കിന് കാണുന്നിണ്ട മുത്തുമണികളെ yeah കാണുന്നിണ്ട് ready ആണ് set ആണ്. okay ഇതുമ്മല് വന്നിട്ട് ഇവര് പറ്റിപ്പിടിക്കും ആര് വന്നു പറ്റിപ്പിടിക്കും ടാ നമ്മളെ നേരത്തെ ഇണ്ടായ വെള്ളത്തുള്ളികൾ ഇവിടെ വന്ന് പറ്റിപ്പിടിക്കും. അപ്പൊ എന്തായി പോവും അത്യാവശ്യം തെരക്കേടില്ലാത്ത വെലിപ്പിള്ളൊരു വെള്ളത്തുള്ളിയായിട്ട് അത് മാറും പക്ഷെ നമ്മുക്ക് നല്ലപോലെ കാണാൻ പറ്റൂല്ല ഇത് പോലെ ഒരുപാട് dust particle ഇണ്ട്. ഒരുപാട് പൊടിപടലങ്ങൾ ഇണ്ട് ഈ പൊടിപടലങ്ങൾ എല്ലാരും കൂടെ ഭൂമിയ്‌ടെ surface ന്റെ മോളില് earth ന്റെ surface ന്റെ മോളില് ഈ ഭൂമിയ്‌ടെ ഉപരിതലത്തിൽ ഇങ്ങനെ നെരന്നു നിന്ന എന്തായിരിക്കും അവസ്ഥ. ഹൈ ഹൈ നെരന്നു നിന്ന എന്തായിരിക്കും അവസ്ഥ അങ്ങനത്തെ അവസ്ഥക്ക് നമ്മള് പറയുന്ന പേരാണ് fog ഇവിടെ നോക്ക് മക്കളെ ഇതാണ് fog അല്ലെങ്കിൽ നമ്മള് പറയും മൂടൽ മഞ്ഞെന്ന് പറയും എന്താ പേര് പറയാ മൂടൽ മഞ്ഞെന്ന് പറയും എന്താ പേര് പറയാ മൂടൽ മഞ്‌ fog അല്ലെങ്കിൽ മൂടൽ മഞ്‌ എന്ന പേരിൽ നമ്മൾ അത് പറയും. okay ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിക്കണം നല്ലപോലെ ശ്രദ്ധിക്കണം so എന്താണ് ഇവിടുത്തെ പ്രശ്നം

is the result of condensation due to cooling around the minute dust particles ചെറിയ dust particles കുഞ്ഞു dust particles ന്റെ ചുറ്റിലും cool ആയിട്ട് condensation നടന്ന് അതുമായി പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് നിക്കും. അതാണിവിടെ പറയുന്നത്. ഇനി lowwer atmosphere അന്തരീക്ഷത്തിന്റെ മുകളിലല്ലാ അന്തരീക്ഷത്തിന്റെ താഴെ ഭൂമിയോട് ചേർന്നിട്ട്

clouds near to the cloud എന്ന് പറഞ്ഞാ എന്താടാ ഈ പറഞ്ഞ മൂടൽ മഞ്ഞ് ആണ് അല്ലെങ്കിൽ fog അല്ലെങ്കിൽ mist എന്നാണ് പറയാ. നോക്കൂ അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജല കണികകള് അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു അന്തരീക്ഷമെന്ന്‌ വെച്ചാ earth ന്റെ surface നോട് ചേർന്ന് atmosphere ൽ തന്നെ ഇങ്ങനെ suspend എയ്ത നിൽക്കുന്നു അവിടെത്തന്നെ നിൽക്കുന്നു താഴേക്കെറങ്ങി വരൂല്ലാ ഭൂമിയോട് ചേർന്ന് മേഘങ്ങള് പോലെ നമ്മള് വയലേലകളില് ചെന്ന് കഴിഞ്ഞാൽ വയലില് ചെന്ന് കഴിഞ്ഞാൽ field ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ എടാ നിങ്ങളൊന്ന് ഒന്ന് share എയ്യാവോ ഒന്ന് status ഇട്ട് വരാവോ എനിക്കൊരു ഒരു ഒരു ആഗ്രഹം കൊണ്ടാണ്. ഒരു one point five k ഞാൻ അതെല്ലേ ചോയിച്ചുള്ളു. ഒരു one point five k എന്റെ പൊന്നു മുത്തുമണികൾ അല്ലെ. ഒരു one point five k നിങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റും നിങ്ങടെ class ഇലിള്ള മുഴുവൻ കുട്ടികളേം കൊണ്ടല്ലേ വരേണ്ടത് നിങ്ങൾ ഒറ്റക്കാണോ വരേണ്ടത്? നിങ്ങൾ single ആണോ? അതുകൊണ്ടാണോ? എടാ നമുക്കൊരിക്കലും single ആയിട്ട് വരാൻ തീരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാര് ഞാനും single ആവാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. പല ആൾക്കാരും ഇവിടെ

so fog ഉം mist ഉം തമ്മിലുള്ള വ്യത്യാസം ഇതേ ഉള്ളു. ഇത് നമ്മടെ visibility യെ എന്തെയ്യനിണ്ട്‌ കൊറക്കുന്നുണ്ട് obstruct ചെയ്യുന്നുണ്ട് visibility എന്താ വെച്ചാൽ നേർ കാഴ്ച കാഴ്ച കൊറക്കുന്നിണ്ട് മുന്നോട്ടുള്ള കാഴ്ച നമ്മുക്ക് കൊറക്കുന്നിണ്ട range of visibility less than one kilo metre ആണെങ്കിൽ ആലോയിക്കേണ്ടേ ഇത്രേ ഉള്ളു less than one kilo metre ആണെങ്കിൽ അതെന്താടാ മക്കളെ fog ആണ്. അഥവാ കനത്ത മൂടൽമഞ്ഞെന്ന് പറയും. range of visibilit greater than one kilo metre ആണെങ്കിൽ അതെന്താടാ മക്കളെ അതിന് നമ്മള് പറയുന്ന പേരാണ് mist. mist എന്ന്‌ വെച്ചാൽ നേരിയ മൂടൽമഞ്ഞെന്ന് പറയും നേരിയ മൂടൽമഞ് so ഇത്രയും കാര്യങ്ങൾ just എന്റെ മക്കളൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മാത്രം മതി. then നമ്മുക്ക്

stratus മേഘങ്ങളാണ്. ഇത് cumulus ആണ്. ഇത് നമ്മുടെ nimbus മേഘങ്ങളാണ്. so നമ്മുക്ക് ഓരോന്ന് ഓരോന്ന് എങ്ങനെ ഇണ്ടാവും ന്ന്‌ ഒന്ന് പറയാം. നമുക്കറിയാം atmosphere ന്റെ മുകളിലേക്ക് ഒരുപാട് dust particles ഇണ്ട്

clouds are formed by the condensation of water vapour around the fine dust particles in the atmosphere അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളില് പറ്റിപ്പിടിച്ച് ഘനീകരണം നടന്ന് condensation നടന്നിട്ടാണ് clouds ഇണ്ടാവുന്നത്. ആ water droplet നമ്മുക്ക് കാണാൻ പറ്റുവോ? ഒറ്റ തുള്ളിയായിട്ട് നമ്മുക്ക് കാണാൻ പറ്റൂല്ല. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മുക്ക് cloud ആയിട്ട് കാണാൻ പറ്റും. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ mist മൂടല്മഞ് അതുണ്ടാവുന്നത് cloud ആണ്. യെവിടെയാണ് earth ന്റെ surface ഇലാണെന്ന് പറഞ്ഞു അതുപോലെതന്നെയാണ് അതിന്റെ size വെറും zero point zero one centi metre zero point zero zero one centi metre മാത്രേ ഇണ്ടാവുള്ളു dimention വലിപ്പം. so ഞാൻ ഈ പറഞ്ഞ നാല് cloud കള് ഈ നാല് cloud കളെ പ്രത്യേകത നമുക്കൊന്ന് നോക്കണം ഈ cloud ഉകൾ high cloud ആണ്. high cloud എന്ന് വച്ചാൽ ഉയർന്ന വിധാനത്തില് മാത്രം കാണുന്ന cloud ആണ്. എങ്ങനെ കാണുന്നതാണ്? ഉയർന്ന വിധാനത്തില് നല്ല ഉയർച്ചയിൽ ഉയരത്തില് മാത്രം കാണുന്ന cloud ആണ് yes ഏത് cloud ആണിത്? ഇത് cirrus എന്നിള്ള cloud ആണ്. cirrus നമുക്കത് പറയാം cirrus cloud ഇത് stratus ആണ് stratus ഒരു middle cloud ആണ്. പക്ഷെ ഇവ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയോ പാളികളായിട്ടാണ് പാളി അഥവാ layers ആയിട്ടാണ് നമ്മുക്ക് കാണപ്പെടുന്നത്. പാളികളായിട്ട് അടിക്കി അടിക്കി അടിക്കി അടിക്കി വെച്ചപോലിണ്ടാവും yes അപ്പോ അതാണ് ട്ടോ മക്കളെ കാര്യം readybready ready ready

അതൊക്കെ ഒന്നുങ്കിൽ വേറാരോ book എയ്ത വെച്ചിട്ടിണ്ടാവും അല്ലെങ്കിൽ വല്ല fake ആയിരിക്കും എനിക്കൊക്കെ അങ്ങനത്തെ എന്തെങ്കിലു ഇണ്ടെങ്കിൽ അക്ഷയ് sir ഒക്കെ വിളിച്ച് പറ്റിച്ചേന്. നല്ല ഏർ പെൺകുട്ടികളെ sound ഇപ്പോഴ് ഒരുപാട് app ഒക്കെ ഇല്ലേ ആ sound ഒക്കെ എടുത്തിട്ട് hello ആരാ അശ്വിൻ sir ആണോ? ആണോ? ഞാൻ നിങ്ങളെ ഭയങ്കര fan ആണുട്ടോ എന്നോട് അപ്പം പറയും എടാ വെച്ചിട്ട് പൊടോന്ന്‌ പറയും. എടാ ഇതൊക്കെ അത്രേ ഇള്ളൂ അങ്ങനെ വല്ല പേരും മാറ്റിയിട്ടായിരിക്കും ഇതൊക്കെ വരുന്നത് so ആയിറ്റിങ്ങളെ പെറകെ പോകാറ് നാലക്ഷരം പടിക്കെടാ മക്കളെ യെന്തു അത് കോഴിക്കട നടത്തേ നോക്കേ so ആ മക്കളെ ഇതൊന്ന് നോക്ക നിങ്ങള് ഇത് stratus ആണ് ഇതേതാ മക്കളെ cumulus ആണ്. ഏതാ cumulus. cumulus എങ്ങനെ ഇണ്ടാവാ? cotton bundle പോലെ എന്താ cotton bundle വെച്ചാൽ പഞ്ഞിക്കെട്ടുകള് പോലെ പഞ്ഞി പഞ്ഞി നമ്മട പഞ്ഞി ഇല്ലേ പഞ്ഞി പഞ്ഞി ഈ പഞ്ഞി കെട്ടുകള് പോലെ കാണപ്പെടുന്നത് cumulus ആണ്. yes അടുത്തത് അവസാനത്തേത് rain bearing ആണ്. മഴമേഘം മഴ വരുന്ന മേഘമാണ് എന്ത് മക്കളെ nimbus എന്താ പേര് പറയാ nimbus എന്നാണ് ട്ടാ പേര് പറയാം. nimbus. ready അല്ലെ മക്കളെ? എന്താണ് പ്രശ്നം sir രെ അങ്ങനെ പറഞ് എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ടിണ്ട് okay ആ എന്തൊക്കെയോ വിളിച്ച് പറയാണ് മക്കളെ one point four ആയോ one point four ആയോ one point four ആയിട്ട് നമ്മുക്ക് കാണണം. one point four ആയോ? ഇല്ല. one point four ആകാൻ പോകുന്നു. one three nine one ഏ ഉള്ളു. one point four ആക്കി തെരാവോ one point four ഉം one point five ഉ ആക്കാവോ okay ഞാൻ മുന്നോട്ട് പോട്ടെ ഇതിന്റെ just ഇതാ നോക്കൂ cirrus നെ കുറിച്ച് പറയാൻ വിട്ടുപോയി. cirrus കാണുന്നത് ഇതാ എന്താ നമ്മള് പറയില്ലേ തൂവൽ പോലെയാണ് തൂവലായി തൂവൽ പോലെ feather പോലെയാണ് feather like ക്കാണ് cirrus ഇള്ളത് ട്ടോ. yes നോക്കൂ feather like cloud ആണ്. തൂവൽപോലെ കാണപ്പെടുന്ന ആണ് nim ആ നമ്മുടെ ഏത് ഹേഹ് ഇത് മാറിയോ cirrus ആണുട്ടോ cirrus cirrus cirrus ആണ്. yes. cotton bundle പോലെ കാണപ്പെടുന്നത് ഏതാ cumulus ഇങ്ങനൊരു question വന്നു അതുകൊണ്ടാ question ഇട്ടേ ട്ടോ rain cloud ആണ് ഏത് nimbus ഏതാ nimbus. yes. layered cloud ആണ് ഏത് stratus മക്കൾ ഒന്ന് ശ്രദ്ധിക്കണം ട്ടോ. എന്റെ കുഞ്ഞ് മക്കളൊന്ന് ശ്രദ്ധിക്കണം ഒരു match the following ആണ്. ഞാൻ എഴുതാൻ വിട്ടതാണ് ട്ടോ yes മുൻപ് നമ്മള് ചെയ്തിട്ടിണ്ട് ready ആക്കണം. set ആക്കണം.

ഇനിയൊരു essay question ആണ്. ya one point four ഡിങ്ക ഡിങ്കാ അയി ഡിങ്ക ഡിക് എന്റെ കാലിണ്ട്‌ അതോണ്ടാണ് പ്രശ്നം അല്ലേൽ ആ moonwalk ഇങ്ങട്ട് കാണിച്ചെന്നെ moonwalk ഒക്കെ ഇടാമായിരുന്നു പക്ഷെ കാലിങ്ങന ആയതോണ്ട് ഇപ്പൊ ആ excuse ഉം പറഞ് നിങ്ങളെടുത്തുന്നു മുങ്ങാലോ okay yes one point four ആയി. ചുങ്ക് കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തെരണ്ടത് എടാ ഏർ ഇവിടന്ന് നാല് മറ്റേ എന്നിട്ടെന്ത് ന്ന പറയാ ഹാ എനിക്കോർമില്ല മറിഞ് ചാടാനൊന്നും എന്നെക്കൊണ്ട് പറയരുത് അത് എന്നെക്കൊണ്ട് പറ്റാത്ത പണിയാണ് നമ്മുക്ക് വേറെ വേറെ വല്ലതും ചെയ്തതൊക്കെ okay then മക്കളെ ya one point four സന്തോഷം സന്തോഷം സന്തോഷം മക്കളെ oceans are useful to man. yes പല രീതിയില് പല രീതിയില് സമുദ്രങ്ങൾ മനുഷ്യന് പ്രയോജനപ്രദമാണ് മനുഷ്യന് പല രീതിയില് സമുദ്രങ്ങൾ പ്രയോജനപ്രദമാണ്. അതെങ്ങാനൊക്കെ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് എങ്ങനെക്കെയാണ് എങ്ങനെയൊക്കെയാണ് സമുദ്രങ്ങള് മനുഷ്യന് പ്രയോജനപ്രദമാവുക? നമ്മുക്ക് നോക്കാം അത്രേയുള്ളു അത് explain ചെയ്യാനാണ് പറയണ് നമ്മുക്ക് നോക്കാം. ഒന്നാമത്തത് ocean ന്റെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിന് വല്യ പങ്കിണ്ട് എന്ത് ടാ നമ്മടെ കുഞ്ഞു കേരളം തന്നെ നിങ്ങളൊന്ന് എടുത്തോക്ക് ഇത് നമ്മടെ ഇന്ത്യ ആണെങ്കില് ഇന്ത്യയുടെ ഈ വഴി കേരളം ഉണ്ട് ഇത്രക്കൊന്നും മാണ്ട ല്ലേ okay കൊറച്ചങ് മായ്ച്ച് കളയാം. ഇത്രക്കൊന്നും മാണ്ടാന്ന് yeah. yo. yeas മ്മിടെ നമ്മളെ കേരളം ഉണ്ട്. നോക്കൂ, ഈ ഇത് ടാ ഇവിടെ അയ്യടാ മക്കളെ ഇവിടെ നമ്മള അറബിക്കടലിണ്ട് അറിയാവോ ഇത് നമ്മളെ അറബിക്കടലാണ് ഇവിടെ നമ്മള arabian sea ഇണ്ട് arabian sea ഇവിടെ നമ്മളെ indian ocean ഇണ്ട് indian ocean indian ocean ന്ന്‌ വെച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രം. നമ്മളത് പഠിച്ചതാണ് ഇന്ത്യൻ മഹാ സമുദ്രോക്കെ നമ്മള് പഠിച്ചതാണ്. so ഇവിടന്ന് കാറ്റുകൾ അടിക്കണോണ്ട് ഇവിടുന്ന് ഒരുപാട് കാറ്റുകള് വരുന്നോണ്ട് ഇവിടെ എന്ത് കിട്ടും നമ്മുടെ കേരളം അടക്കമുള്ള west ഭാഗത്തെ പടിഞ്ഞാർ ഭാഗത്തെ നല്ല മഴ കിട്ടും എന്ത് കിട്ടും മക്കളെ നല്ല rainfall കിട്ടും മഴ കിട്ടും അപ്പോ നമ്മുക്ക് പറഞ്ഞൂടെ അപ്പം നമ്മുക്ക് പറഞ്ഞൂടെ ഈ ഭാഗത്തെ നല്ല മഴ മി മഴ കിട്ടാനിള്ള കാരണം എന്താടാ മക്കളെ ഇവിടെ arabian sea ആണ്. അറബിക്കടലാണെന്ന്. so അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. this wave roll in the control in climate along the coastal region. coastal region ന്റെ അല്ലെങ്കിൽ coastal area ലെ തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥ നിർണയിക്കുന്നത് വലിയ സ്വാധീനം ആർക്കിണ്ട്‌ നമ്മുടെ sea ക്കിണ്ട് അല്ലെങ്കിൽ ocean ഇണ്ട് സമുദ്രങ്ങൽക്കിണ്ട്‌ okay then നോക്കൂ

കടൽകാറ്റ് എന്നാണ് പറയാ കടൽ കടൽക്കാറ്റ് പകൽ ആണ് ഇണ്ടാകാ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോജിച്ച മതി പകൽ കടൽ രണ്ടും എൽ എന്ന് പറഞ് അവസാനിക്കുന്നു. എൽ ൽ ൽ കടൽ പകൽ. നോക്കൂ അടുത്തത് നോക്കൂ land breeze കരക്കാറ്റെന്നാണ് പറയാ. കരക്കാറ്റുണ്ടാവുന്നത് രാത്രിയിലാണ്. കര രാത്രി രണ്ടിലും രാ ഇണ്ട് കര രാത്രി അങ്ങനെ ആലോജിച്ച മതി so ഇത് രണ്ടും അതിന് example ആണ്. കടലിൽനിന്ന് വീശുന്ന കാറ്റാവുമ്പോൾ അതിന് മഴ തരാനിള്ള കഴിവിണ്ട്. അത് കൊറച്ചു ചൂടുള്ള കാറ്റും കൂടെ ആയിരിക്കും രസകരമായിരിക്കും listen അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങള് എന്റെ മക്കളൊന്ന് എന്തെയ്യാ ശ്രദ്ധിച്ച് വെക്കാ okay അല്ലെ കടൽക്കാറ്റ് കരക്കാറ്റ് okay നമ്മളിനി മുമ്പോട്ട് മുമ്പോട്ട് പോവാണ് ഇത് മനുഷ്യനെങ്ങനെയൊക്കെ സ്വ അപ്പൊ നമ്മുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാന് ട്ടോ. ഒരുപാട് പേര് comment box ൽ ഞാൻ പറഞ്ഞേരാം

Polymetallic nodules ഒക്കെ നോക്കൂ most of the minerals found in the land കരയിൽ കാണുന്നെ ഒട്ടുമിക്ക സാധനങ്ങളും എവിടെ ഇണ്ട് കടലിലുണ്ട് നോക്ക് ഇയിൻ example എന്തൊക്കെയാ

petrolleum ഉണ്ട് and natural gases ഇണ്ട് so ഇത്രയും setup ഉകൾ എവിടെ ഇണ്ട് കടലിനകത്ത് നമ്മൾ വിചാരിച്ച പോലെ അല്ല നമ്മള് വിചാരിച്ച ആളല്ല ocean എന്നുള്ളത് കൊറച്ചും കൂടെ setup ആണ് ട്ടോ. മക്കളെ yes. ready അല്ലെ ഹ ആ നോക്കു കൊറച്ച് നല്ല company അടിക്കാൻ താല്പര്യമുണ്ടോ ചോദിക്കുന്നുണ്ട് ഈ company അടിക്കാൻ താല്പര്യമുള്ളോരൊക്കെ ഇന്റെ അടുത്ത് കേർ എനിക്ക് നല്ല company അടിക്കാൻ ഇഷ്ടാണ്.

okay. company അടിക്കാൻ താല്പര്യം ഇണ്ടോന്നൊക്കെയാണ് ചോയ്ക്കണ് ശോ എഹെം okay done അപ്പോ നമ്മൾ എന്തെയാണ് മുമ്പോട്ട് പോവാണ്‌ മുമ്പോട്ട് പോവാണ്‌ power generation വൈദ്യുതി ഉൽപ്പാദനം ഇത് മനുഷ്യന് ocean ൽ നിന്നും കിട്ടുന്ന പ്രയോജനം ആണ്. നമ്മുക്ക് എന്തെയ്യൻ പറ്റും? ocean water വച്ച് power generate എയ്യാൻ പറ്റും. വൈധ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നോക്കൂ ഒന്നാമത്തെ നമുക്കറിയാം wave energy use എയ്തിട്ടാണ് wave energy ന്ന്‌ വെച്ചാൽ എന്താണ് മക്കളെ തിരമാല. തിരമാല തിരമാല മുമ്പോട്ടും പെറകോട്ടും പോകുമ്പോൾ listen, the wave that strick the turbane അതായത് അവിടെ ഒരു turbine വെക്കും. തിരമാല ഇങ്ങനെ വരുമ്പം അവിടെ നമ്മളൊരു turbine കറക്കും. ആ turbine ഇങ്ങനെ കറങ്ങിയിട്ട് എന്തെയ്യുന്നു electricity ഇണ്ടാവുന്നു. generator ന്റെ ഈ ഒരു turbine ഇണ്ടല്ലോ. ഇതെന്നെയാണ് setup അത് വച്ചിട്ട് നമ്മുക്ക് എന്ത്ചെയ്യാൻ പറ്റും electricity ഇണ്ടാക്കാൻ പറ്റും ഈ തിരമാല മുമ്പോട്ട് പോകുമ്പോഴും turbine കറങ്ങും പെറകോട്ട പോകുമ്പോഴും turbine കറങ്ങും. അങ്ങനെ രണ്ടു തവണ കറങ്ങിക്കഴിഞ്ഞാൽ നമ്മുക്കെന്ത് കിട്ടും? electricity കിട്ടും വൈധ്യുതി കിട്ടും ഉള്ളു ഇവിടെ പറഞ്ഞത് എന്റെ മക്കളേ ശ്രദ്ധിക്കണേ ട്ടോ തിരമാലകൾ turbine കൾ കറക്കുന്നു ഇങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ നമ്മുക്ക് ocean വച്ചിട്ട് electricity ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് tidal power ആണ്. tidal power ന്ന്‌ വെച്ചാൽ വേലിയോർജം എന്നാണ് അർഥം. tide എന്താന്ന് അറിയാത്തോലായിട്ട് ആരും ഉണ്ടാവുല്ല വേലിയോർജം വേലിയോർജം നോക്ക് മക്കളെ sometimes, reservoirs constructed for storing sea water എങ്ങനെ വേലിയേറ്റം എന്താണ് ന്ന്‌ നിങ്ങൾക്കറിയാം high tide ഉം low tide ഉം എന്താണെന്ന് അറിയാം. high tide എന്ന് വച്ചാൽ വെള്ളം കേറിക്കെറിക്കേറിക്കേറിക്കേറി വരുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് high tide വെള്ളം ഇറങ്ങിപോവുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് low tide. so high tide ന്റെ സമയത്ത് നമ്മള് ഒരു shutter ഇട്ട് വെള്ളൊക്കെ പൂട്ടും. അതായത് ocean ഇൽനിന്നും വെള്ളം കേറുമ്പം അതിനവിടെ വെള്ളം കേറാൻ വേണ്ടി നമ്മളൊരു gap ഇണ്ടാക്കി കൊടുക്കും പക്ഷെ വെള്ളം കേറിക്കഴിഞ്ഞാൽ shutter ഇട്ട് അയ്ന അടക്കും. shutter ഇട്ട് നമ്മള് പൂട്ടും. പിന്നെ തിരിച്ച് വിടുന്നത് എന്തായിരിക്കും തിരിച്ചു നമ്മള് വിടും. തിരിച്ചു വിടല് എപ്പോളാണ് അറിയോ മക്കളെ തിരിച്ച് നമ്മൾ low tide ന്റെ സമയത്ത് വിടുംബം അവടെ ചെറിയൊരു entrance മാത്രേ ഇണ്ടാവുള്ളു അവിടെ നമ്മളെന്ത് വെക്കും turbine വെക്കി വെച്ച് കറക്കും നോക്ക് നമ്മക്കിവിടെ കാണിച്ച് തരാം എങ്ങനെ ചെയ്യാന്ന് ഇള്ളേ. listen മക്കളെ ഒന്ന് ശ്രദ്ധിക്കാ